എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമസ്ക്കാരം
മൻ കി ബാത്തിലേയ്ക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം
രാജ്യത്തുടനീളം ഉത്സവങ്ങളുടെ ആവേശം അലതല്ലുന്ന സമയത്താണ് ഈ അധ്യായം നടക്കുന്നത്
വരാനിരിക്കുന്ന എല്ലാ ഉത്സവങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ
സുഹൃത്തുക്കളെ ഉത്സവങ്ങളുടെ ഈ ആഹ്ലാദത്തിനിടയിൽ ഡൽഹിയിൽ നിന്നുള്ള ഒരു വാർത്തയിൽ നിന്ന് ഞാൻ മൻ കി ബാത്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു
ഈ മാസം ആദ്യം ഗാന്ധിജയന്തി ദിനത്തിൽ ഡൽഹിയിൽ ഖാദിയുടെ റെക്കോർഡ് വിൽപ്പന നടന്നിരുന്നു
ഇവിടെ കൊണാട്ട് പ്ലേസിലെ ഒരു ഖാദി സ്റ്റോറിൽ ഒറ്റ ദിവസംകൊണ്ട് ഒന്നര കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ ആളുകൾ വാങ്ങി
ഈ മാസം നടക്കുന്ന ഖാദി മഹോത്സവം അതിന്റെ പഴയ വിൽപ്പന റെക്കോർഡുകളെല്ലാം തന്നെ തകർത്തിരിക്കുകയാണ്
ഒരു കാര്യം കൂടി അറിഞ്ഞാൽ നന്നായിരിക്കും പത്ത് വർഷം മുമ്പ് രാജ്യത്ത് ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപന 30000 കോടി രൂപയിൽ താഴെയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്
ഖാദിയുടെ വിൽപന വർധിക്കുക എന്നതിനർത്ഥം അതിന്റെ പ്രയോജനങ്ങൾ നഗരം മുതൽ ഗ്രാമം വരെ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ എത്തുന്നു എന്നാണ്
നമ്മുടെ നെയ്ത്തുകാർ കരകൌശല വിദഗ്ധർ നമ്മുടെ കർഷകർ ആയുർവേദ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കുടിൽ വ്യവസായങ്ങൾ എല്ലാവർക്കും ഈ വിൽപ്പനയുടെ പ്രയോജനം ലഭിക്കുന്നു ഇത് വോക്കൽ ഫോർ ലോക്കൽ എന്ന കാമ്പയിന്റെ ശക്തിയാണ് ക്രമേണ എല്ലാ നാട്ടുകാരുടെയും പിന്തുണയും വർധിച്ചു വരുകയാണ്
സുഹൃത്തുക്കളേ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു
ഞാൻ വളരെ നിർബന്ധപൂർവ്വം അക്കാര്യം ആവർത്തിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു
നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിനോദസഞ്ചാരത്തിനോ തീർത്ഥാടനത്തിനോ പോകുകയാണെങ്കിൽ അവിടെയുള്ള പ്രാദേശിക കലാകാരന്മാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങണം
യാത്രയിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ബജറ്റിൽ പ്രധാന മുൻഗണനയായി പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതി തുടരുക
അത് 10 ശതമാനമായാലും 20 ശതമാനമായാലും നിങ്ങളുടെ ബജറ്റ് അനുവദിക്കുന്നത്രയും തുക പ്രാദേശിക ഉല്പ്പന്നങ്ങൾ വാങ്ങുന്നതിനായി ചെലവഴിക്കുക
സുഹൃത്തുക്കളെ എല്ലാ തവണയുംപോലെ ഇത്തവണയും നമ്മുടെ ഉത്സവങ്ങളിൽ നമ്മുടെ മുൻഗണന വോക്കൽ ഫോർ ലോക്കൽ എന്നതിനാകണം
അങ്ങനെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ സ്വപ്നമായ സ്വാശ്രയ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം ഇപ്രാവശ്യം എന്റെ നാട്ടുകാരിൽ ഒരാളുടെ വിയർപ്പിന്റെ മണമുള്ള എന്റെ നാട്ടിലെ ഒരു യുവാവിന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നം കൊണ്ട് നമുക്ക് നമ്മുടെ വീട് അലങ്കരിക്കാം
ആ ഉൽപ്പന്നം നമ്മുടെ നാട്ടുകാർക്ക് തൊഴിൽ നല്കിയിട്ടുള്ളതാകാം അവ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യം ഉള്ളതാകാം
അത്തരം പ്രാദേശിക വസ്തുക്കൾ നമുക്ക് വാങ്ങാം
പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്
വോക്കൽ ഫോർ ലോക്കൽ എന്ന ഈ ആവേശം ഫെസ്റ്റിവൽ ഷോപ്പിംഗിൽ മാത്രം ഒതുങ്ങുന്നില്ല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ആളുകൾ ദീപാവലി ദിനത്തിൽ വിളക്കുകൾ വാങ്ങുകയും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വോക്കൽ ഫോർ ലോക്കൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു
അങ്ങനെ അല്ല ചെയ്യേണ്ടത്
ഇത് ഒരു തുടക്കം മാത്രമാണ്
നമുക്ക് വളരെയേറെ മുന്നേറേണ്ടതുണ്ട് ജീവിതത്തിന്റെ ഏത് ആവശ്യങ്ങൾക്കു വേണ്ടിയായാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എല്ലാം ലഭ്യമാണ്
ഈ കാഴ്ചപ്പാട് ചെറുകിട കച്ചവടക്കാരിൽ നിന്നും വഴിയോര കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല
ഇന്ന് ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുകയാണ്
പല വലിയ ബ്രാൻഡുകളും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു
നാം ആ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ മെയ്ക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഉത്തേജനം ലഭിക്കും
അതിലൂടെ ലോക്കലിനു വോക്കൽ ലഭിക്കും
അതെ അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ നാടിന്റെ അഭിമാനമായ യു
ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലൂടെ പെയ്മെന്റ് നടത്തുന്നത് ശീലമാക്കുക
ആ ഉൽപ്പന്നത്തോടൊപ്പമോ ആ കരകൌശല വിദഗ്ധനോടൊപ്പമോ ഒരു സെൽഫി നമോ ആപ്പിലൂടെ
എനിക്ക് ഷെയർ ചെയ്യുക
അതും മേഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോണിലൂടെ
ആ പോസ്റ്റുകളിൽ ചിലത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കിടും അതുവഴി മറ്റുള്ളവർക്കും വോക്കൽ ഫോർ ലോക്കൽ എന്നതിലേക്ക് പ്രചോദനം ലഭിക്കും
സുഹൃത്തുക്കളേ നിങ്ങൾ ഭാരതത്തിൽ നിർമ്മിച്ചതും ഭാരതീയർ നിർമ്മിച്ചതുമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ദീപാവലി തിളക്കമാർന്നതാക്കുകയും നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ചെറിയ ആവശ്യങ്ങളും പ്രാദേശികമായി നിറവേറ്റുകയും ചെയ്യുമ്പോൾ ദീപാവലിയുടെ തിളക്കം വർദ്ധിക്കും
അതോടൊപ്പം ആ കരകൌശല വിദഗ്ധരുടെ ജീവിതത്തിൽ ഒരു പുതിയ ദീപാവലി വരും
ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം വിടരും
അവരുടെ ജീവിതം മെച്ചപ്പെടും
ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കുക മേക്ക് ഇൻ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് തുടരുക അതുവഴി നിങ്ങളോടൊപ്പം കോടിക്കണക്കിന് പൌരന്മാരുടെ ദീപാവലി അതിശയകരവും സജീവവും തിളക്കമുറ്റതും രസകരവുമാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഒക്ടോബർ 31 നമുക്കെല്ലാവർക്കും വളരെ സവിശേഷമായ ദിവസമാണ്
ഈ ദിവസം നാം ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു
നമ്മൾ ഭാരതീയർ പല കാരണങ്ങളാൽ അദ്ദേഹത്തെ ഓർക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു
ഏറ്റവും വലിയ കാരണം രാജ്യത്തെ 580ലധികം നാട്ടുരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച അനുപമമായ പങ്കാണ്
എല്ലാ വർഷവും ഒക്ടോബർ 31 ന് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലാണ് ഐക്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ് നടക്കുന്നത്
ഇതുകൂടാതെ ഡൽഹിയിൽ കർത്തവ്യ പഥത്തിൽ വളരെ സവിശേഷമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്
ഈയിടെ നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും എല്ലാ വീടുകളിൽ നിന്നും മണ്ണ് ശേഖരിക്കാൻ ഞാൻ അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും
എല്ലാ വീടുകളിൽനിന്നും മണ്ണ് ശേഖരിച്ച് കലശത്തിൽ സൂക്ഷിച്ച ശേഷം അമൃതകലശ യാത്രകൾ പുറപ്പെട്ടു
രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ശേഖരിച്ച മണ്ണുമായി ആയിരക്കണക്കിന് അമൃതകലശ യാത്രകൾ ഇപ്പോൾ ഡൽഹിയിൽ എത്തുകയാണ്
ഇവിടെ ഡൽഹിയിൽ ആ മണ്ണ് കൂറ്റൻ ഭാരതകലശത്തിൽ ഇടും ഈ പുണ്യമണ്ണുകൊണ്ട് ഡൽഹിയിൽ അമൃത് വാടിക പണിയും
രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള അമൃത് മഹോത്സവത്തിന്റെ മഹത്തായ പൈതൃകസ്മാരകമായി ഇത് നിലനിൽക്കും
കഴിഞ്ഞ രണ്ടര വർഷമായി രാജ്യത്തുടനീളം നടന്നുവരുന്ന സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം ഒക്ടോബർ 31ന് സമാപിക്കും
നിങ്ങളെല്ലാവരും ചേർന്ന് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവങ്ങളിലൊന്നായി ഇതിനെ മാറ്റി തങ്ങളുടെ പോരാളികളെ ആദരിക്കുന്നതിലൂടെ എല്ലാ വീട്ടിലും ത്രിവർണ്ണ പതാക ഉയർത്തിയതിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിൽ ആളുകൾ അവരുടെ പ്രാദേശിക ചരിത്രത്തിന് ഒരു പുതിയ വ്യക്തിത്വം നൽകി
ഈ കാലയളവിൽ സാമൂഹിക സേവനത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണങ്ങളും കണ്ടു
സുഹൃത്തുക്കളേ ഇന്ന് ഞാൻ നിങ്ങളോട് മറ്റൊരു സന്തോഷവാർത്ത പറയുകയാണ് പ്രത്യേകിച്ച് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന അഭിനിവേശവും സ്വപ്നങ്ങളും നിശ്ചയദാർഢ്യവുമുള്ള എന്റെ യുവാക്കളോടും യുവതികളോടും പറയുകയാണ്
ഈ സന്തോഷവാർത്ത എന്റെ നാട്ടുകാർക്ക് മാത്രമല്ല യുവസുഹൃത്തുക്കളേ നിങ്ങൾക്കും കൂടി ഉള്ളതാണ്
രണ്ട് ദിവസത്തിന് ശേഷം ഒക്ടോബർ 31 ന് രാജ്യവ്യാപകമായി ഒരു വലിയ സംഘടനയുടെ അടിത്തറ പാകുകയാണ് അതും സർദാർ സാഹിബിന്റെ ജന്മദിനത്തിൽ
ഈ സംഘടനയുടെ പേര് മേര യുവ ഭാരത് അതായത് മൈഭാരത്
മൈഭാരത് ഓർഗനൈസേഷൻ ഭാരതത്തിലെ യുവാക്കൾക്ക് വിവിധ രാഷ്ട്ര നിർമ്മാണ പരിപാടികളിൽ സജീവ പങ്ക് വഹിക്കാൻ അവസരം ലഭിക്കും
വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഭാരതത്തിന്റെ യുവശക്തിയെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു അതുല്യമായ യത്നമാണിത്
യുവഭാരതത്തിന്റെ വെബ്സൈറ്റായ മൈഭാരത് ലോഞ്ച് ചെയ്യാനൊരുങ്ങുകയാണ്
ഞാൻ യുവാക്കളോട് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് എന്റെ രാജ്യത്തെ എല്ലാ പുത്രന്മാരും പുത്രിമാരും മൈഭാരത്
Gov
inൽ രജിസ്റ്റർ ചെയ്യുകയും വിവിധ പ്രോഗ്രാമുകൾക്കായി സൈൻ അപ്പ് ചെയ്യുകയും ചെയ്യുക
മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികം കൂടിയാണ് ഒക്ടോബർ 31
അവർക്ക് എന്റെ ഹൃദയം തൊട്ടുള്ള ആദരാഞ്ജലി അർപ്പിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളെ നമ്മുടെ സാഹിത്യം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന വികാരത്തെ ആഴത്തിലാക്കാനുള്ള മികച്ച മാധ്യമങ്ങളിൽ ഒന്നാണ്
തമിഴ്നാടിന്റെ മഹത്തായ പൈതൃകവുമായി ബന്ധപ്പെട്ട വളരെ പ്രചോദനാത്മകമായ രണ്ട് ശ്രമങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
പ്രശസ്ത തമിഴ് എഴുത്തുകാരി സഹോദരി ശ്രീമതി ശിവശങ്കരിയെക്കുറിച്ച് അറിയാൻ എനിക്ക് അവസരം ലഭിച്ചു
അവർ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ക്നിത് ഇന്ത്യ ത്രോഗ് ലിറ്ററേച്ചർ അതിന്റെ അർത്ഥം സാഹിത്യത്തിലൂടെ രാജ്യത്തെ ബന്ധിപ്പിക്കുക എന്നതാണ്
കഴിഞ്ഞ 16 വർഷമായി അവർ ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു
ഈ പദ്ധതിയിലൂടെ അവർ 18 ഭാരതീയ ഭാഷകളിൽ എഴുതപ്പെട്ട കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്
കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഇംഫാൽ മുതൽ ജയ്സാൽമീർ വരെയും രാജ്യത്തുടനീളം അവർ നിരവധി തവണ സഞ്ചരിച്ചു
അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരെയും കവികളെയും അഭിമുഖം നടത്താൻ കഴിഞ്ഞു
ശ്രീമതി ശിവശങ്കരി വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് യാത്രാവിവരണങ്ങളും പ്രസിദ്ധീകരിച്ചു
ഇത് തമിഴിലും ഇംഗ്ലീഷിലും ഉണ്ട്
ഈ പ്രോജക്റ്റിൽ നാല് വലിയ വാല്യങ്ങളുണ്ട് ഓരോ വാല്യവും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു
അവരുടെ നിശ്ചയദാർഢ്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു
സുഹൃത്തുക്കളേ കന്യാകുമാരിയിലെ ശ്രീ
പെരുമാളിന്റെ പ്രവർത്തനവും വളരെ പ്രചോദനകരമാണ്
തമിഴകത്തിന്റെ കഥപറച്ചിൽ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ സ്തുത്യർഹമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്
കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം ഈ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്
ഇതിനായി അദ്ദേഹം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നാടൻ കലാരൂപങ്ങൾ കണ്ടെത്തി അവയെ തന്റെ പുസ്തകത്തിന്റെ ഭാഗമാക്കുന്നു
അത്തരത്തിലുള്ള നൂറോളം പുസ്തകങ്ങൾ അദ്ദേഹം ഇതുവരെ എഴുതിയിട്ടുണ്ടെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും
ഇത് കൂടാതെ ശ്രീ
പെരുമാളിന് മറ്റൊരു അഭിനിവേശമുണ്ട്
തമിഴ്നാട്ടിലെ ക്ഷേത്രസംസ്കാരത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു
അവിടത്തെ നാടൻ കലാകാരന്മാർക്ക് പ്രയോജനപ്പെടുന്ന തുകൽ പാവകളെ കുറിച്ച് അദ്ദേഹം ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്
ശിവശങ്കരിയുടെയും ശ്രീ
പെരുമാളിന്റെയും പ്രയത്നം എല്ലാവർക്കും മാതൃകയാണ്
നമ്മുടെ ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല രാജ്യത്തിന്റെ പേര് രാജ്യത്തിന്റെ അഭിമാനം എല്ലാം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അതിന്റെ സംസ്കാരം സംരക്ഷിക്കുന്നതിനുള്ള ഇത്തരം ഓരോ ശ്രമങ്ങളിലും ഭാരതം അഭിമാനിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളെ നവംബർ 15 ന് രാജ്യം മുഴുവൻ ആദിവാസി അഭിമാന ദിനം ആഘോഷിക്കും
ഈ പ്രത്യേക ദിവസം ബിർസ മുണ്ട ഭഗവാന്റെ ജന്മവാർഷികമാണ്
നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ബിർസ മുണ്ട പ്രഭു കുടികൊള്ളുന്നത്
യഥാർത്ഥ ധൈര്യം എന്താണെന്നും ഓരോരുത്തരും തന്റെ നിശ്ചയദാർഢ്യത്തിൽ ഉറച്ചുനിൽക്കുക എന്നതിന്റെ അർത്ഥമെന്തെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം
അദ്ദേഹം ഒരിക്കലും വിദേശ ഭരണം അംഗീകരിച്ചില്ല
അനീതിക്ക് ഇടമില്ലാത്ത ഒരു സമൂഹമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്
ഓരോ വ്യക്തിക്കും ആദരവും സമത്വവുമുള്ള ജീവിതം ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു
ബിർസ മുണ്ട പ്രഭു എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന് ഊന്നൽ നൽകിയിരുന്നു
ഇന്നും നമ്മുടെ ആദിവാസി സഹോദരങ്ങൾ പ്രകൃതിയുടെ സംരക്ഷണത്തിനു വേണ്ടി എല്ലാ വിധത്തിലും ഉള്ള സമർപ്പണം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും
നമുക്കെല്ലാവർക്കും നമ്മുടെ ആദിവാസി സഹോദരങ്ങളുടെ ഈ പ്രവർത്തനം വലിയ പ്രചോദനമാണ്
സുഹൃത്തുക്കളെ നാളെ അതായത് ഒക്ടോബർ 30 ഗോവിന്ദ് ഗുരുജിയുടെ ചരമവാർഷികം കൂടിയാണ്
ഗോവിന്ദ് ഗുരുജിക്ക് നമ്മുടെ ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ഗോത്രവർഗക്കാരുടെയും ദരിദ്രരുടെയും ജീവിതത്തിൽ വളരെ സവിശേഷമായ പ്രാധാന്യമുണ്ട്
ഗോവിന്ദ് ഗുരുജിക്കും ഞാൻ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു
നവംബർ മാസത്തിൽ നമ്മൾ മാൻഗഢ് കൂട്ടക്കൊലയുടെ വാർഷികവും ആചരിക്കുന്നു
ആ കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായ ഭാരതമാതാവിന്റെ എല്ലാ സന്താനങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു
സുഹൃത്തുക്കളേ ഭാരതത്തിന് ഗോത്ര യോദ്ധാക്കളുടെ സമ്പന്നമായ ചരിത്രമുണ്ട്
അനീതിക്കെതിരെ മഹാനായ തിൽകാമാഞ്ചിയുടെ കാഹളം മുഴങ്ങിയത് ഈ ഭാരത മണ്ണിലാണ്
ഈ മണ്ണിൽ നിന്നാണ് സിദ്ധോകാൻഹു സമത്വത്തിനായി ശബ്ദം ഉയർത്തിയത്
ടൻട്യാഭീൽ എന്ന പോരാളി നമ്മുടെ മണ്ണിൽ ജനിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം
രക്തസാക്ഷി വീർ നാരായൺ സിങ്ങിനെ നമുക്ക് പൂർണ ഭക്തിയോടെ സ്മരിക്കാം
വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തന്റെ ആൾക്കാർക്കൊപ്പം നിന്നവൻ
ധൈര്യശാലി അത് രാംജി ഗോണ്ടായാലും വീർ ഗുണ്ടാധൂരായാലും ഭീമാനായകായാലും അവരുടെയൊക്കെ ധൈര്യം ഇപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്നു
അല്ലൂരി സീതാറാം രാജു ആദിവാസിസഹോദരന്മാരിൽ പകർന്നു നൽകിയ ഊർജ്ജം രാജ്യം ഇന്നും ഓർക്കുന്നു
നോർത്ത് ഈസ്റ്റിലെ കിയാങ് നൊബാംഗ് റാണി ഗൈഡിൻലിയു തുടങ്ങിയ സ്വാതന്ത്ര്യസമരസേനാനികളിൽ നിന്നും നമുക്ക് ധാരാളം പ്രചോദനം ലഭിക്കുന്നു
രാജമോഹിനി ദേവി റാണി കമലാപതി തുടങ്ങിയ നായികമാരെ രാജ്യത്തിന് ലഭിച്ചത് ആദിവാസി സമൂഹത്തിൽ നിന്നാണ്
ഗോത്ര സമൂഹത്തെ പ്രചോദിപ്പിച്ച രാജ്ഞി ദുർഗ്ഗാവതിയുടെ 500ാം ജന്മവാർഷികമാണ് രാജ്യം ഇപ്പോൾ ആഘോഷിക്കുന്നത്
രാജ്യത്തെ കൂടുതൽ കൂടുതൽ യുവജനങ്ങൾ തങ്ങളുടെ പ്രദേശത്തെ ആദിവാസി വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിയുകയും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനവും ഉന്നമനവും എല്ലായ്പ്പോഴും പരമപ്രധാനമായി കാത്തുസൂക്ഷിക്കുന്ന ഗോത്രവർഗ സമൂഹത്തോട് രാജ്യം നന്ദിയുള്ളവരാണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഈ ഉത്സവകാലത്ത് ഈ സമയത്ത് രാജ്യത്ത് കായികരംഗത്തും കൊടി പാറുകയാണ്
അടുത്തിടെ ഏഷ്യൻ ഗെയിംസിനുശേഷം പാരാ ഏഷ്യൻ ഗെയിംസിലും ഭാരത താരങ്ങൾ മികച്ച വിജയം നേടിയിരുന്നു
ഈ ഗെയിമുകളിൽ 111 മെഡലുകൾ നേടി ഭാരതം പുതിയ ചരിത്രം സൃഷ്ടിച്ചു
പാരാ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാ കായികതാരങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു
സുഹൃത്തുക്കളേ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് സമ്മർ ഗെയിംസിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു
ബെർലിനിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്
ബുദ്ധിപരമായ െവല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ കായികതാരങ്ങൾക്ക് ഈ മത്സരം ഒരു മികച്ച അവസരമാണ് ഇതിലൂടെ അവരുടെ കായികക്ഷമത പുറത്തുവരുന്നു
ഈ മത്സരത്തിൽ 75 സ്വർണമടക്കം 200 മെഡലുകളാണ് ഇന്ത്യൻ ടീം നേടിയത്
റോളർ സ്കേറ്റിംഗോ ബീച്ച് വോളിബോളോ ഫുട്ബോളോ ലാൺ ടെന്നീസോ ആകട്ടെ ഇന്ത്യൻ കളിക്കാർ മെഡലുകൾ കൊയ്തെടുത്തു
ഈ മെഡൽ ജേതാക്കളുടെ ജീവിതയാത്ര തികച്ചും പ്രചോദനാത്മകമാണ്
ഗോൾഫിൽ ഹരിയാനയുടെ രൺവീർസൈനി സ്വർണം നേടി
കുട്ടിക്കാലം മുതൽ ഓട്ടിസം ബാധിതനായ രൺവീറിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഫിനോടുള്ള അഭിനിവേശം കുറയ്ക്കാൻ ഒരു വെല്ലുവിളിക്കും കഴിഞ്ഞില്ല
കുടുംബത്തിലെ എല്ലാവരും ഇന്ന് ഗോൾഫ് കളിക്കാരായി മാറിയെന്ന് അവന്റെ അമ്മപോലും പറയുന്നു
പുതുച്ചേരിയിൽ നിന്നുള്ള 16 കാരനായ ടി
വിശാൽ നാല് മെഡലുകൾ നേടി
ഗോവയുടെ സിയ സരോദേ പവർലിഫ്റ്റിംഗിൽ 2 സ്വർണമടക്കം നാല് മെഡലുകൾ നേടി
ഒമ്പതാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടിട്ടും തളരാൻ അദ്ദേഹം തയ്യാറായില്ല
ഛത്തീസ്ഗഢിലെ ദുർഗ് നിവാസിയായ അനുരാഗ് പ്രസാദ് പവർലിഫ്റ്റിംഗിൽ മൂന്ന് സ്വർണവും ഒരു വെള്ളിയും നേടിയിട്ടുണ്ട്
സൈക്ലിങ്ങിൽ രണ്ട് മെഡലുകൾ നേടിയ ഝാർഖണ്ഡിന്റെ ഇന്ദു പ്രകാശിന്റെ കഥയാണ് അത്തരത്തിലുള്ള പ്രചോദനാത്മകമായ ഒരു കഥ
വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നതെങ്കിലും ദാരിദ്ര്യം തന്റെ വിജയത്തിനു മുന്നിൽ മതിലായി മാറാൻ ഇന്ദു അനുവദിച്ചില്ല
ഈ കായിക ഇനങ്ങളിലെ ഭാരതതാരങ്ങളുടെ വിജയം ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മറ്റ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പ്രചോദനമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളുടെ ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഈ കായിക ഇനത്തിൽ പങ്കെടുക്കുകയോ വിജയിക്കുകയോ ചെയ്ത അത്തരം കുട്ടികളുടെ അടുത്തേക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം പോകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു
അവരെ അഭിനന്ദിക്കുക
ആ കുട്ടികളോടൊപ്പം ചില നിമിഷങ്ങൾ ചിലവഴിക്കുക
നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവം ഉണ്ടാകും
ദൈവം അവനിൽ ഒരു ശക്തി നിറച്ചിട്ടുണ്ട്
അത് കാണാൻ നിങ്ങൾക്കും അവസരം ലഭിക്കും
ഉറപ്പായും നിങ്ങൾ പോകണം
എന്റെ കുടുംബാംഗങ്ങളെ നിങ്ങൾ എല്ലാവരും ഗുജറാത്തിലെ തീർത്ഥാടന കേന്ദ്രമായ അംബാജി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും
ഇതൊരു പ്രധാനപ്പെട്ട ശക്തിപീഠമാണ്
ഭാരതത്തിൽ നിന്നും വിദേശത്തു നിന്നും ധാരാളം ഭക്തർ മാ അംബയെ കാണാൻ ഇവിടെ എത്തിച്ചേരുന്നു
ഇവിടെ ഗബ്ബർ പർവതത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾക്ക് വ്യത്യസ്തതരം യോഗാസനങ്ങളുടെയും ആസനങ്ങളുടെയും ചിത്രങ്ങൾ ദൃശ്യമാകും
ഈ പ്രതിമകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ ഇവ സ്ക്രാപ്പിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്
ഒരു തരത്തിൽ ജങ്ക് കൊണ്ട് നിർമ്മിച്ചതും അതിശയിപ്പിക്കുന്നതുമായ ശിൽപങ്ങളുണ്ട്
അതായത് ഈ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് ഉപയോഗിച്ചതും ജങ്കിൽ വലിച്ചെറിയുന്നതുമായ പഴയ വസ്തുക്കളിൽ നിന്നാണ്
അംബാജി ശക്തിപീഠത്തിൽ മാതൃദേവതയുടെ ദർശനത്തോടൊപ്പം ഈ പ്രതിമകളും ഭക്തരുടെ ആകർഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്
ഈ ശ്രമത്തിന്റെ വിജയം കാണുമ്പോൾ ഒരു നിർദ്ദേശം കൂടി മനസ്സിൽ വരുന്നുണ്ട്
പാഴ്വസ്തുക്കളിൽ നിന്ന് ഇത്തരം കലാശില്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധിപേർ നമ്മുടെ നാട്ടിൽ ഉണ്ട്
അതുകൊണ്ട് ഗുജറാത്ത് ഗവൺമെന്റിനോട് ഒരു മത്സരം തുടങ്ങാനും അത്തരക്കാരെ ക്ഷണിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു
ഗബ്ബർ പർവതത്തിന്റെ ആകർഷണം വർധിപ്പിക്കുന്നതിനൊപ്പം ഈ ശ്രമം രാജ്യത്തുടനീളമുള്ള വേസ്റ്റ് ടു വെൽത്ത് കാമ്പെയ്നിന് ആളുകളെ പ്രചോദിപ്പിക്കും
സുഹൃത്തുക്കളേ സ്വച്ഛ് ഭാരത് വേസ്റ്റ് ടു വെൽത്ത് എന്നിവയെ കുറിച്ച് പറയുമ്പോഴെല്ലാം രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും
അസമിലെ കാംരൂപ് മെട്രോപൊളിറ്റൻ ജില്ലയിലുള്ള അക്ഷർ ഫോറം എന്ന പേരിലുള്ള ഒരു സ്കൂൾ കുട്ടികളിൽ സുസ്ഥിര വികസനത്തിന്റെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്തുവരുന്നു
ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ ആഴ്ചയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നു ഇത് ഇഷ്ടിക താക്കോൽ ചെയിൻ തുടങ്ങിയ പരിസ്ഥിതി സൌഹൃദ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു
പുനരുപയോഗം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കൽ ഇവയിൽ ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു
ചെറുപ്രായത്തിൽ തന്നെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഈ അവബോധം ഈ കുട്ടികളെ രാജ്യത്തിന്റെ കർത്തവ്യബോധമുള്ള പൌരന്മാരാക്കുന്നതിന് വളരെയധികം സഹായിക്കും
എന്റെ കുടുംബാംഗങ്ങളേ സ്ത്രീശക്തിയുടെ സാമർത്ഥ്യം കാണാൻ കഴിയാത്ത ഒരു മേഖലയും ഇന്ന് ജീവിതത്തിലില്ല
അവളുടെ നേട്ടങ്ങൾ എല്ലായിടത്തും വാഴ്ത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ സുവർണ്ണ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്തിയുടെ ശക്തി പ്രകടിപ്പിച്ച ഒരു സ്ത്രീസന്യാസിയെ കൂടി നാം ഓർക്കേണ്ടതുണ്ട്
ആദരണീയയായ സന്യാസിനി മീരാബായിയുടെ 525ാം ജന്മദിനമാണ് ഈ വർഷം രാജ്യം ആഘോഷിക്കുന്നത്
പല കാരണങ്ങളാൽ രാജ്യത്തുടനീളമുള്ള ആളുകൾക്ക് അവർ ഒരു പ്രചോദനാത്മക ശക്തിയാണ്
നിങ്ങൾക്ക് സംഗീതത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ മീരാബായ് സംഗീതത്തോടുള്ള സമർപ്പണത്തിന്റെ മഹത്തായ ഉദാഹരണമാണ്
നിങ്ങൾ കവിതയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന മീരാഭായിയുടെ ഭജനകൾ നിങ്ങൾക്ക് മറ്റൊരു ആനന്ദം നൽകുന്നു നിങ്ങൾ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മീരാബായിയുടെ ശ്രീകൃഷ്ണനിലെ സ്വാംശീകരണം നിങ്ങൾക്ക് ഒരു വലിയ പ്രചോദനമായി മാറും
മീരാഭായി വിശുദ്ധ രവിദാസിനെ തന്റെ ഗുരുവായി കണക്കാക്കി അവൾ പറയാറുണ്ടായിരുന്നു
ഗുരു മിലിയ രൈദാസ് ദീൻഹി ഗ്യാൻകി ഗുട്കി
രൈദാസ് എന്ന ഗുരുവിനെ നേടി അറിവിന്റെ ഔഷധം നേടി
രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും മീരാഭായ് ഇപ്പോഴും പ്രചോദനമാണ്
ആ കാലഘട്ടത്തിലും അവർ തന്റെ ആന്തരിക ശബ്ദം കേൾക്കുകയും യാഥാസ്ഥിതിക ആശയങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ചെയ്തു
ഒരു സന്യാസിനിയായിട്ടും അവർ നമ്മെയെല്ലാം പ്രചോദിപ്പിക്കുന്നു
രാജ്യം പലതരത്തിലുള്ള ആക്രമണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഭാരതീയ സമൂഹത്തെയും സംസ്കാരത്തെയും ശക്തിപ്പെടുത്താൻ അവർ മുന്നിട്ടിറങ്ങി
ലാളിത്യത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് മീരാഭായിയുടെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു
ഞാൻ വിശുദ്ധ മീരാഭായിയെ വണങ്ങുന്നു
എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളേ ഇത്തവണത്തെ മൻ കി ബാത്തിൽ ഇത്രയും മാത്രം
നിങ്ങൾ എല്ലാവരുമായുള്ള ഓരോ ഇടപെടലുകളും എന്നിൽ പുതിയ ഊർജ്ജം നിറയ്ക്കുന്നു
പ്രതീക്ഷയും പോസിറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് കഥകൾ നിങ്ങളുടെ സന്ദേശങ്ങളിൽ എന്നെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു
സ്വാശ്രയ ഭാരതം പ്രചാരണത്തിന് ഊന്നൽ നൽകണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു
പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുക ലോക്കലിനു വേണ്ടി വോക്കൽ ആകുക
നിങ്ങളുടെ വീടുകൾ വൃത്തിയായി സൂക്ഷിക്കുക നിങ്ങളുടെ പ്രദേശവും നഗരവും വൃത്തിയായി സൂക്ഷിക്കുക നിങ്ങൾക്കറിയാവുന്നതുപോലെ സർദാർ സാഹബിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 ന് രാജ്യം ഐക്യദിനമായി ആഘോഷിക്കുന്നു രാജ്യത്ത് പലയിടത്തും ഐക്യത്തിനായി റൺ ഫോർ യൂണിറ്റി എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു
നിങ്ങളും ഒക്ടോബർ 31ന് റൺ ഫോർ യൂണിറ്റി പ്രോഗ്രാം സംഘടിപ്പിക്കൂ
അത്തരം പരിപാടികളിൽ നിങ്ങളും വൻതോതിൽ ചേരുകയും ഐക്യത്തിന്റെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും വേണം
വരാനിരിക്കുന്ന ഉത്സവങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ എന്റെ ആശംസകൾ നേരുന്നു
നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ഉത്സവങ്ങൾ ആഘോഷിക്കൂ
ഏവരും ആരോഗ്യത്തോടെയിരിക്കുക സന്തോഷമായിരിക്കുക ഇതാണ് എന്റെ ആഗ്രഹം
കൂടാതെ ദീപാവലി സമയത്ത് തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ ചെയ്യരുത്
ആരുടെയെങ്കിലും ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങൾ സ്വയം പരിപാലിക്കുകയും മുഴുവൻ പ്രദേശത്തെയും പരിപാലിക്കുകയും വേണം
ഒത്തിരി ഒത്തിരി ആശംസകൾ
വളരെ നന്ദി